അവർക്ക് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകി മത്സരങ്ങളിൽ എല്ലാം പങ്കെടുപ്പിക്കുകയും അവരെ കൂടുതൽ ഏർ എന്താണ് വലുതാകുവാൻ കൂടുതൽ ഉയരത്തിൽ എത്തുവാൻ ഉയരങ്ങൾ കീഴടക്കുവാൻ

സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെയെല്ലാം അവരുടെ ചെലവുകൾ വഹിക്ക് വഹിക്കാൻ എല്ലാം school കൾ തയ്യാറാണ് അതുപോലെതന്നെ മറ്റ് മറ്റ് സന്നദ്ധ സംഘടനകളും ഒരുപാട് സന്നദ്ധ സ സന്നദ്ധകള് സന്നദ്ധ സംഘടനകൾ എല്ലാം തയ്യാറായിക്കൊണ്ട് അവരുടെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഇതിലേക്ക് കായികയിനത്തിൽ പരിശീലിക്കാൻ കഴിവുള്ള വിദ്യാർത്ഥികളെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ മുന്നോട്ടു കൊണ്ടു വരുവാൻ പല ആളുകളും പല സംഘടനകളും തയ്യാറാണ് എന്നുള്ളത് വസ്തുത പരമാണ് ഒരു സാമ്പത്തിക പ്രശ്നം കൊണ്ട് മാത്രം ഇന്ന് ഒരു കായിക ഇനത്തിൽ മുന്നേറാൻ കഴിയില്ല കഴിഞ്ഞില്ല എന്ന് ഇന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല സാധിക്കില്ല എന്നുള്ളതാണ് ഒരുപാട് നമുക്കറിയാം ഒരുപാട് പ്രാദേശിക Club കൾ എല്ലാം അവരുടെ Club കൾക്ക് കീഴിൽ തന്നെ വേണ്ട പരിശീലനങ്ങൾ നൽകിക്കൊണ്ടും അവധിക്കാല പരിശീലനങ്ങൾ നൽകിക്കൊണ്ടും ഇപ്പൊ നമുക്കറിയാം സാധാരണ School അവധിക്കാലം രണ്ട് മാസം പൂർണമായിക്കൊണ്ടും അവധി ഉണ്ടാകാറാണ് പതിവ് എങ്കിൽ ഇപ്പോ പല School കളിലും എന്താ അവധിക്കാലത്ത് ഈ Special coaching class കൾ ആരംഭിച്ചിരിക്കുകയാണ് Sports ൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർക്ക് പ്രത്യേക പരിശീലനം നൽകാൻ വേണ്ടി അവധിക്കാലത്ത് class കൾ തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ഈ കായിക ഇനങ്ങളെ പറയുമ്പോൾ പ്രധാനമായി കൊണ്ട് പറയേണ്ട മറ്റൊരു ഇനമാണ് martial arts ന്നുള്ളത് കരാട്ടെ കുന്ഫു പോലോത്ത കരാട്ടെ കുൻഫു പോലോത്ത martial arts കളും കായിക ഇനങ്ങളിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് കൂടുതൽ കാര്യങ്ങൾ എന്താണ് സജാദിനു പറയാനുള്ളത് എനിക്ക് മിദിലാജ് പറഞ്ഞത് പോലെ തന്നെ ഇന്ന് school കളിലായിക്കോട്ടെ പ്രാദേശിക നാടുകളിൽ ആയിക്കോട്ടെ sports നു വലിയൊരു പ്രാധാന്യം കൊടുത്തു കൊണ്ടിരിക്കുന്നൊരു സമയമാണ് ചെറുപ്പം തൊട്ടേ ചെറുപ്രായം തൊട്ടെ താൻ പന്ത് തട്ടാൻ വളർന്ന മുതൽ അതുപോലെ തന്നെ അതിനുള്ള ഒരു പ്രായമായ മുതൽ തന്നെ അവർക്ക് അതിൻ്റെ പരിശീലനം ഒരു പരിശീലനകൻ്റെ നേതൃത്വത്തിൽ പ്രാദേശിക തലത്തിൽ ആണെങ്കിലും

അതിനു പ്രത്യേക ഒരു period അല്ലെങ്കിൽ പ്രത്യേക സമയങ്ങൾ കണ്ടെത്തി അതിനെ പരിശീലിക്കാനും അതിനു വേണ്ടി സമയം കണ്ടെത്താനും ഇന്നത്തെ school കൾ ആയിക്കോട്ടെ മറ്റു government കൾ ആണെങ്കിലും വിദ്യാർത്ഥികളെ സാ സാമൂഹികപരമായിട്ടും കലാപരമായിട്ട് വളരെ വളരെയധികം എത്തിക്കാൻ അവർ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് അതിനു പ്രത്യേക ഒരു ദിവസം വച്ച് അതിൽ പലയിനം മ മത്സരയിനങ്ങൾ വച്ചിട്ടൊക്കെ അവർ കുട്ടികളുടെ കായികപരമായ കഴിവിനെ ഉ ഉയർത്തിക്കൊണ്ടു വരാൻ അവർ നന്നായി ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് ഏർ വിവേചനം കാണിക്കാത്ത രൂപത്തിൽ എല്ലാവരെയും എല്ലാ മനുഷ്യരെയും തുല്യരായി കണ്ട് വികലാംഗർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വികലാംഗർ അല്ലാത്തവർ ആയിക്കോട്ടെ അവർക്കൊക്കെ പ്രത്യേക ഇനം sports ഇനം ഒളിമ്പിക്സിനെ കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി ഒരു ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ sports വേദി എന്ന് olympics നെ നാം ചർച്ച ചെയ്യുകയാണ് അത്പോലെ തന്നെ അതിൽ വികലാംഗരായവർക്കുള്ള ഒരു പ്രത്യേക തരം olympics ആണ് para olympics എന്ന് പറയും വികലായ വികലാംഗരായവർക്കുള്ള

അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക മത്സരയിനങ്ങളൊക്കെ കാഴ്ചവച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി മിദ്‌ലാജ് പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തിക പരമായിട്ട് പിന്നോട്ട് നിൽക്കുന്നവർക്ക്

അതുപോലെ തന്നെ മറ്റു sports ഇനങ്ങൾ എടുത്തു നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ shuttle ആയിക്കോട്ടെ tennis ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓട്ട മത്സരം ആയിക്കോട്ടെ അല്ലെങ്കിൽ high jump long jump ഇതിലൊക്കെ വലിയ തോതിൽ ശരീരത്തിന് ആരോഗികപരമായ ഗുണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മള് at least എന്തേലും ഏർ അസുഖങ്ങളുമായി ശാരീരിക അസുഖങ്ങളുമായി നമ്മൾ doctor എ സമീപിക്കയാണെ അവര്‍ നമുക്ക് നിർദേശിക്കുന്ന ഒരു സാധനാണ് നിർദേശിക്കുന്ന ഒരു കാര്യാണ് എന്ത് എന്ന് വെച്ചാൽ അവറ് shuttle കളിക്കാനും അല്ലെങ്കി tennis പോലോത്ത നീന്തൽ മത്സരം പോലോത്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ sports ഇനങ്ങൾ അവർ നമുക്ക് നിർദ്ദേശിക്കും ഇതിന്നൊക്കെ മനസ്സിലാകുന്നത് ഇപ്പൊ shuttle ആണെന്നുണ്ടെങ്കില്

അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താ വെച്ചാല് ഇതൊക്കെ ശാരീരികമായിട്ട് ആരോഗ്യത്തിന് വലിയ ഗുണമാണ് പിന്നെ നം മറ്റു sports ഇനങ്ങൾ ചർച്ച ചെയ്ത ഒരു merit ആണ് ശാരീരിക പിൻമുറുക്കത്തെ ഇതിൽനിന്നും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പൊ ഇനി school തലത്തിൽ എല്ലാ sports ഇനങ്ങൾക്കും മുന്നോട്ടു കൊണ്ടു വരുന്ന sports ദിനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് ഒന്നുകൂടി മെച്ചപ്പെടുത്തി എല്ലാ വിദ്യാർത്ഥികളിലേക്കും ഇറങ്ങുന്ന രൂപത്തിൽ അഥവാ

സജാദേ നമുക്ക് അതിപ്പോ ചെറിയ വിദ്യാർത്ഥികൾ മുതല വളരെ ചെറുപ്രായത്തിൽ തന്നെ പല മേഖലകളിലും പല ഇനങ്ങളിലും പല വിധ കായിക മത്സരങ്ങളിലും കായിക ഇനങ്ങളിലും ചെറിയ പ്രായം മുതൽ തന്നെ വിദ്യാർത്ഥികൾ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്നുള്ളത് ഏതൊരു വിദ്യാർത്ഥിയെ എടുത്തു നോക്കിയാലും അവർ ചെറുപ്രായത്തിൽ തന്നെ ഏതെങ്കിലും ഒരു മേഖലയിൽ കായിക ഇനത്തിൽ അവർ തെളി കഴിവ് തെളിയിച്ചിട്ടുണ്ടായിരിക്കും ആ ചെറുപ്രായത്തിൽ അവർക്ക് നൽകുന്ന ഊർജ്ജവും അവർക്ക് നൽകുന്ന പിന്തുണയുമാണ് പിന്നീട് വലുതാകുമ്പോൾ അവർ ആ കായിക മേഖലയിൽ കൂടുതൽ ശോഭിച്ചു നിൽക്കാൻ അവരെ സഹായിക്കുന്നത് ചെറുപ്രായത്തിൽ അവർക്ക് നൽകുന്ന പിന്തുണയും അവർക്ക് നൽകുന്ന സഹായ സഹകരണങ്ങളും അവർക്ക് നൽകുന്ന പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങളും ആണ് പിന്നീട് വരും കാലങ്ങളിൽ മുതിർന്ന പ്രായമാകുമ്പോൾ അവരെ ആ കായിക മേഖലകളിൽ കൂടുതൽ ശോഭിക്കാൻ കൂടുതൽ അവർക്ക് ശോഭിക്കാൻ ക സഹായകമാകുന്നത് ഇത്തരം പിന്തുണകളും സഹായസഹകരണങ്ങളുമാണെന്നത് യാഥാർത്ഥ്യമാണ് ഒരു വിദ്യാർത്ഥി ചെറുപ്രായത്തിൽ തന്നെ ഏതെങ്കിലും ഒരു കായിക ഇനങ്ങളിൽ അവർ പരിശീലിക്കുമ്പോൾ അവർ കഴിവ് തെളിയിക്കുമ്പോൾ അതിൽ നിന്ന് അവരെ നിരുത്സാഹപ്പെടുത്തിയാൽ അവർക്ക് ആ മേഖലയിൽ വളരാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവരെ നമ്മൾ തളർത്തി കഴിഞ്ഞാൽ അവരെ മാനസികമായി കൊണ്ട് തളർത്തി കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് വളരാൻ സാധിക്കില്ല എന്നുള്ളതാണ്ഒരു വസ്തുത ഇന്നിപ്പോ എല്ലാ മേഖലകളിലും കായിക ഇനങ്ങളിൽ ഏതെങ്കിലും ഒരിനത്തിൽ പലരും ഉൾപ്പെട്ടിട്ടുണ്ടാവും അവർ കഴിവ് തെളിയിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇനി ഏതെങ്കിലും ഒരു ഇപ്പൊ നമ്മൾ football നെ കുറിച്ചും cricket നെ കുറിച്ചും കൂടുതലായി കൊണ്ട് സംസാരിച്ചു അതുപോലെ മറ്റ് ഏതെങ്കിലും ഒരു എന്താണ് കായികത്തെക്കുറിച്ച് സജാദിന് ചുരുങ്ങിയ വാക്കുകളിൽ വിശദീകരിക്കാൻ കഴിയുമോ ഞാൻ പറയാം നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഇന്ത്യൻ്റെ ഒരു കായിക ഇനം എടുത്തു നോക്കുന്നുണ്ടെങ്കില് hockey നെക്കുറിച്ച് സംസാരിച്ചേക്കാം football cricket പോലെ തന്നെ അംഗപരിമിതമുള്ള ഒരു നിശ്ചിത

captain ഉം കൂടിയാണ് അദ്ദേഹം അതുപോലെതന്നെ ഒരുപാട് hockey തലത്തിൽ ഒരുപാട് trophy കളും വേദികളും ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ hockey യുടെ പിന്നിലുള്ള ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെതന്നെ hockey മറ്റു football നെ പോലെ തന്നെയാണ് ഏർ കളിയെങ്കിലും അതിൽ ചില വ്യത്യാസങ്ങൾ എന്താണ് ന്നു വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു Stick ഉണ്ടാകും വടി ഉണ്ടാകും കയ്യിൽ ഒരു പന്ത് നമ്മൾ Cricket ൽ നിന്നും Football ൽ നിന്നും വ്യത്യസ്ത രൂപത്തിലാണ് hockey നെ create ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് ഒരു stick ൻ്റെ നേതൃത്വത്തിൽ ഒരു ball pitch ലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും തട്ടി pass ചെയ്ത് രണ്ടിൽ നിന്ന് ഒരു വ്യത്യസ്ത രൂപമാണ് തികച്ചും നമുക്ക് കാണാനും നല്ലൊരു ആത്മ ആത്മ സൗന്ദര്യ ഒരു സൗന്ദര്യ ആത്മക കളിയാണ് hockey എന്നുള്ളത് യഥാർത്ഥത്തിൽ hockey നെ നെഞ്ചേറ്റുന്ന ഒരുപാട്ണ്ട് അതുപോലെതന്നെ hockey എന്നല്ല മറിച്ച് shuttle ആയിക്കോട്ടെ tennis ആയിക്കോട്ടെ മറ്റ് rugby പല കായക ഇനങ്ങളും ഓരോ രാജ്യത്തിനും ചില രാജ്യങ്ങൾക്ക് ഒക്കെ ചില പ്രത്യേക sports ഇനങ്ങളോടായിരിക്കും താല്പര്യം ചിലപ്പോ അവിടെ ആ രാജ്യങ്ങളിലൊന്നും ചിലപ്പോ football നോ അല്ലെങ്കിൽ cricket നോ മറ്റോ നാം മുൻ വിലക്കെടുത്ത് കാണുന്ന sports ഇനങ്ങൾക്ക് ആയിരിക്കില്ല അവിടെ മുൻഗണന ഉണ്ടാവുക ചില അറിയപ്പെടാതെ പോയ അല്ലെങ്കിൽ നമുക്കിടയിലൊക്കെ ചെറിയ

നമുക്കറിയാം ഏതൊരു കായിക ഇനത്തെ എടുത്തു നോക്കിയാലും പ്പോ hockey യെക്കുറിച്ച് സജാദ് കൂടുതൽ വിശദീകരിക്കുകയുണ്ടായി ഏതൊരു കായിക ഇനത്തിനും നമ്മൾ ഇതേവരെ പറഞ്ഞതുപോലെ അതിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനു demerit കളും merit കളും ഉണ്ടായിരിക്കുമെന്നുള്ളത് യാഥാർഥ്യമാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിർത്താനുദ്ദേശിക്കുകയാണ് thank you